ചിത്രത്തിൽ ഡാണ്ടിലിയോൺ ഫൗണ്ടൈൻ മോഡലിലുള്ള ഒരു വാട്ടർ ഡാൻസിങ് ആണ് കാണാൻ സാധിക്കുന്നത്.

അതിൻ്റെ താഴേയായി ഹിന്ദിയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്.

ടോൾ പോസ്റ്റിന് സൈഡിലായി വളരെ വലിയൊരു കെട്ടിടം കാണാൻ സാധിക്കുന്നുണ്ട്.

ഈ ചിത്രം കപ്പലിനകത്ത് വെച്ച് തന്നെ എടുത്തതാണ്.

ചിത്രത്തിൽ ഒരു പാത്രത്തിൽ ധാരാളം മൂഷി മത്സ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്.

ഈ റസ്റ്റോറന്റിന് മുൻവശത്തായി പലതരത്തിലുള്ള ചെടികൾ നട്ടു വളർത്തിയിട്ടുണ്ട്.

ചെടികൾക്ക് മുമ്പിലായി ഒരു നടുമുറ്റം പോലെ കാണാം അവിടെ കുട്ടികൾക്ക് കളിക്കാനായി ട്രെയിൻ ഇന്റെ മോഡലിലുള്ള ഒരു റൈഡ് വെച്ചിട്ടുണ്ട്.

ഈ ബസ് സ്റ്റാൻഡ് ഇൽ നിരവധി ആളുകൾ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്.

ഈ ബസ് സ്റ്റാൻഡിൻ്റെ പുറക് വശത്തായി ഒരു വാട്ടർ ടാങ്കും അതിൻ്റെ സൈഡിലായി ഒരു വലിയ ഒരു കെട്ടിടവും കാണാൻ സാധിക്കുന്നുണ്ട്.

ചിത്രത്തിൽ വളരെ വലിയ ഫ്ലാറ്റ് നോട് സാദൃശ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു കെട്ടിട സമുച്ചയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.

ഈ കെട്ടിട സമുച്ചയത്തിനു മുൻപിലായി പുൽക്കൊടികൾ വളരെ മനോഹരമായ രീതിയിൽ വെച്ച് വളർത്തിയിട്ടുണ്ട്.

കൂടാതെ കെട്ടിടത്തിന് മുമ്പ് വശത്തായി പല തരത്തിലുള്ള ലൈറ്റ് കളും മരങ്ങളും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്.

എന്നാൽ ഇവരുടെ എല്ലാം മുഖം ബ്ലർ ചെയ്താണ് കാണിച്ചിരിക്കുന്നത്.

ഇതിൽ ഒരു സ്ത്രീ വീണ വായിക്കുന്നതായി കാണാം മറ്റൊരാൾ മൃദംഗം വായിക്കുന്നതും വേറൊരാൾ കൈതാളം ചെയ്യുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട്.

കർട്ടനോട്‌ ചേർന്ന് പഴയ തമിഴ് സംഗീതത്തിൽ ഉപയോഗിച്ച യാഴ് എന്ന വീണയും കാണിച്ചിട്ടുണ്ട്.

ഈ പ്രതിഷ്ഠകൾ ഇരിക്കുന്നതിന്റെ മേൽക്കൂരയിൽ ചെറിയ കളർ ലൈറ്റ്കളും മാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതുമായി കാണാൻ സാധിക്കുന്നുണ്ട്.

ഇവിടെ ഒരു മരവും ആ മരത്തിനു ചുറ്റും കുറച്ച് പ്രതിഷ്ഠകളും കാണാൻ സാധിക്കുന്നു.

വേദിയിൽ മൂന്നു പേരെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരാൾ പാടുകയാണ് മറ്റൊരാൾ വീണ വായിക്കുന്നു ഒരാൾ മൃദംഗം വായിക്കുകയും ചെയ്യുന്നു.

ഈ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ നിന്നും താഴേക്ക് പടിക്കെട്ടുകൾ കാണിച്ചിട്ടുണ്ട്.

ഇതിൽ രണ്ടുപേർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കിറ്റ് ധരിച്ചിട്ടു --

കൂടാതെ ചിത്രത്തിന്റെ മുകളിലായി ഒരു കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്.

ഇത് കാണുമ്പോൾ ഒരു കോംപറ്റീഷൻ വർക്ക് പോലെയാണ് തോന്നുന്നത്.

കുട്ടികൾ നിരനിരയായാണ് നിക്കുന്നത് അവർക്കു മുമ്പിലായി ഒരു ടേബിൾ ഉണ്ട്.

പാർക്കിനോട് സാദൃശ്യം തോന്നുന്ന ഒരു സ്ഥലമാണ് കാണിച്ചിരിക്കുന്നത് അവിടെ കുട്ടികൾ ചിത്ര രചന നടത്തുന്നുണ്ട്.

ചിത്രത്തിൽ റോഡ് ഇന്റെ ഇരു സൈഡ് ഇൽ കൂടിയും വാഹനങ്ങൾ പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്.

മറു സൈഡിൽ രണ്ട് ബൈക്കുകൾ പോകുന്നുണ്ട് ഈ റോഡിനോട് ചേർന്ന് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.

ഈ കെട്ടിടത്തിനു മുകളിലായി കന്നട യിൽ ഏതോ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്.

അയാളുടെ മുഖം വ്യക്തമല്ല ഇയാൾക്കരികിലായി തന്നെ രണ്ട് ബൈക്ക് കളും കാണാൻ സാധിക്കുന്നുണ്ട്.

ചിത്രത്തിൽ മഞ്ഞ നിറമുള്ള ഒരു പെട്ടി ഓട്ടോയാണ് കാണുന്നത് ഈ പെട്ടി ഓട്ടോയുടെ ബാക്കിലായി ഒരു മെഷീൻ ഇരിപ്പുണ്ട്.

ടാങ്കർ ലോറിക്ക് അരികിലായി ഒരു വലിയ വൃക്ഷവും അതിനു താഴെയായി ഒരു കെട്ടിടവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

ഷോപ്പിനകത്ത് ഒരാൾ നിൽപ്പുണ്ട് അയാളുടെ മുഖം ബ്ലർ ചെയ്താണ് കാണിച്ചിരിക്കുന്നത്.

ചിത്രത്തിൻ്റെ കുറച്ചുഭാഗം ബ്ലറ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്.

ചിത്രത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമാണ് കാണിച്ചിരിക്കുന്നത്.

ഇവിടെ പൂക്കൾ കൊണ്ട് കുറച്ചുപേർ നിന്ന് അലങ്കരിക്കുന്നുണ്ട്.

ചിത്രത്തിൽ പാർക്കിനോട്‌ സാദൃശ്യമുള്ള ഒരു സ്ഥലവാണ് കാണിച്ചിരിക്കുന്നത്.

നല്ല രീതിയിൽ പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണിത്.

ഈ മുറിയുടെ മുകളിലായി ഫാനുകളും ലൈറ്റുകളും കാണാൻ സാധിക്കുന്നുണ്ട്.

ചുവന്ന പരവതാനി നന്നായി വിരിച്ചിട്ടിട്ടുണ്ട് ഈ ചുവന്ന പരവതാനിയുടെ മുകളിലായി ഒരു നീല കളർ വീപ്പയും അതിന് അരികിലായി ഒരു ഏണിയും ഇരിപ്പുണ്ട്.

ഇവിടം നിരവധി പൂക്കൾ കൊണ്ടും പല നിറത്തിലുള്ള ലൈറ്റ് കൾ കൊണ്ടും വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്.

അയാൾ നിൽക്കുന്നതിൻ്റെ ബാക്കിലായി ഒരു ഫ്രിഡ്ജ് ഉം ഫിത്തിയിൽ ഒരു ഫാൻ പിടിപ്പിച്ചിരിക്കുന്നതായും കാണാം.

ഹെയർ സലൂൺ ഇൻ്റെ പരസ്യത്തിൻ്റെ മോഡലുകളുടെ ചിത്രങ്ങൾ ഷോപ്പിനു മുമ്പിൽ വെച്ചിട്ടുണ്ട്.

ഒരു ഡാൻസ് കളിക്കുന്ന കുട്ടിയെ ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്നാൽ ഈ കുട്ടിയുടെ മുഖം വ്യക്തമല്ല.

ഇതിന് ബാക്ക് ഇലായി ധാരാളം മരങ്ങൾ നിൽക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്.

ഈ കടയ്ക്കകത്ത് ഒരാളും കടയ്ക്ക് പുറത്ത് മറ്റൊരാളും നിൽക്കുന്നതായി കാണാൻ സാധിക്കുന്നു.

ചിത്രത്തിൽ വെള്ളി കൊണ്ട് നിർമ്മിച്ച വിളക്കുകളാണ് കാണാൻ സാധിക്കുന്നത്.

ചിത്രത്തിൽ അഞ്ച് നിലയുള്ള ഒരു കെട്ടിടമാണ് കാണിച്ചിരിക്കുന്നത്.

കെട്ടിടത്തിനു മുൻവശത്തായി അയയിൽ തുണികൾ വിരിച്ചിട്ടിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്.

കെട്ടിടത്തിന്റെ രണ്ട് സൈഡ് കളിലും ജനലുകൾ കാണാൻ സാധിക്കുന്നു.

അതിൽ രണ്ട് പേർ വാതിലിന് വാർണിഷ് ചെയ്യുന്നുണ്ട്.

ഈ വാർണിഷ് ചെയ്യുന്നതിന്റെ താഴെയായി രണ്ട് പ്ലാസ്റ്റിക് ബക്കറ്റുകകളും അലങ്കോലമായി കുറേയേറെ സാധനങ്ങളും കിടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നൊണ്ട്.

ചിത്രത്തിൽ ആണുങ്ങളായും പെണ്ണുങ്ങളായും ധാരാളം പേർ മീൻ ചന്തയിൽ നിൽക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്.

ഈ വിദ്യാലയത്തിന് മുമ്പിലായി മഞ്ഞ നിറമുള്ള സ്കൂൾ ബസ്സുകൾ നിരത്തിയിട്ടിരിക്കുന്നു.

ആ കുട്ടികളിൽ നാലുപേരുടെ മുഖം ബ്ലറർ ചെയ്താണ് കാണിച്ചിരിക്കുന്നത്.

ഈ ബൈക്കിന് ഒരു സൈഡിലായി മൂലയിൽ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് ഇരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

ചിത്രത്തിൽ കുട്ടികൾ ചിത്രരചന നടത്തുന്നതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.

ഈ മുറിക്കുള്ളിൽ ചെടികൾ നട്ടു വളർത്തിയതായി കാണാൻ സാധിക്കുന്നുണ്ട്.